ഒരു വീടിന്റെ മുൻവശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.

റോസ് നിറത്തിലുള്ള മതിലുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു വീടിൻറെ മുന്നിലായി പോസ്റ്റ് ലൈൻ പോന്നതും കാണാൻ സാധിക്കുന്നു.

വലിയൊരു ഗ്രൗണ്ട് ഇന് സമീപമായി ഒരു മൂന്നുനില കെട്ടിടം കാണാൻ പറ്റുന്നതാണ്.

അതിനോട് ചേർന്ന് തന്നെ ഒരു തെങ്ങിൻ വൃക്ഷവും അതിനോട് ഇടതുവശമായി ഒരു വലിയൊരു വൃക്ഷവും നിക്കുന്നതായി കാണുന്നു.

ഇരു വശത്തായും ഒരുപാട് തെങ്ങും വൃക്ഷങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു.

കെട്ടിടത്തിന് മുന്നിലായി ഒരു ചെറിയ വൃക്ഷം നമുക്ക് നിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്.

ഒരു ബോട്ട് ജെട്ടി പ്രദേശമാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്.

ഒരുപാട് പുറകിലായി തന്നെ ഒരു പള്ളി നിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു.

അതോടിപ്പോ വലതു വശത്തായി തന്നെ വേറൊരു കെട്ടിടവും നമുക്ക് കാണുന്നതാണ്.

ഒരു മണ്ണ് മണ്ണോട് ചേർന്നുള്ള ഒരു തറയിൽ അടുത്താണ് ഈ കുളം നിക്കുന്നത്.

ഒരു ചർച്ചിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

ഓരോരോ ഐറ്റംസും അവിടെ ഓരോരോ വരികളിലായി വെച്ചിരിക്കുന്നതും നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ്.

വലിയ ഒരു പ്ലേ ഗ്രൗണ്ട് ഇന്റെ ഫോട്ടോ ആണ് ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

ഒരു വെള്ള നിറത്തിൽ പണികഴിപ്പിച്ച് ഇട്ട ഒരു കെട്ടിടമാണ് കാണുന്നത്.

ഫ്രണ്ടിലായിട്ട് ഒരുപാട് കണ്ടൽ ചെടികൾ നിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.